ഹായ് ഗൗരി ഞാൻ കഴിഞ്ഞ ദിവസം ഏഹ്ഹ് എൻറെ കാസി ഏഹ്ഹ് സഹോദരങ്ങളുമായി സംസാരിച്ചപ്പോ ഞാൻ ശ്രെദ്ധിക്കുകയായിരുന്നു കുട്ടിക്കാലത്തു ഞങ്ങൾ ഏഹ്ഹ് പറമ്പുകളിൽ പോയിട്ട് കളിച്ചതും മണ്ണൊക്കെ ഉപയോഗിച് വീടുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു

ഏഹ്ഹ് കുട്ടികളൊക്കെ കൂടെ അയച്ചുതരിക ഉണ്ടായി അപ്പോഴാ ഞാൻ ആലോചിച്ചേ എന്ത് രസമായിരുന്നു അഹ് ദിവസങ്ങൾ ഒക്കെ അന്നത്തെ ഏറ്റവും വലിയ വിനോദം അങ്ങനെ ചെയ്യുന്നതായിരുന്നു അപ്പൊ നിനക്കു അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ?

ചെറുപ്പകാലത്തെ എന്റെയും ഏഹ്ഹ് സമയം പോകാനുള്ള പ്രധാന മാർഗം ഇതൊക്കെ തന്നെയാണ് അപ്പോ അന്നത്തെ കാലത് വിനോദം എന്ന പറയുമ്പോ അതിന്റെ അർഥം തന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വ്യാപിച്ചു കിടക്കാൻ അതായത് ഏഹ്ഹ് നെ പറഞ്ഞ പോലെ പുറത്തു ഇറങ്ങി ഏഹ്ഹ് കുട്ടിം കോലും കളിക്ക അല്ലെങ്കിൽ മരങ്ങളിന്ന് ഉള്ള സാധനങ്ങൾ പാറിച്ച കറി ഉണ്ടാക്കുന്ന പോലെ കാണിക്ക ചിരട്ടയിൽ കറി വെക്ക ഏഹ്ഹ് അച്ചാർ ഉണ്ടാകണ പോലെ മാങ്ങാ ഒക്കെ പറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മൾ തന്നെ അമ്മമാര് ചെയ്യണപോലെ അപ്പോ അത് അന്നത്തെ കാലത്തു വിനോദമെന്ന പറയുന്ന വാക്കിന്റെ അർഥം തന്നെ വരുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളിലൂടെ ആണ്

വീട്ടിലും ബാക്കി ഉള്ള അതായത് വൈധ്യുതി ഉപയോഗിച്ചുള്ള സാമാനങ്ങൾ ഒക്കെ വന്നത് അപ്പോ പിന്നെ നമ്മുടെ വിനോദമെന്ന പറയുന്നത് ഏഹ്ഹ് ഒരു ഏഹ്ഹ് അഹ് ഒരു വാക്കിന്റെ അർഥം തന്നെ നമുക്ക് ഓരോരുത്തർക്കും മാറുന്നത് നമ്മൾ കണ്ടതാണ് അതായത് അതിന് ശേഷമാണ് ചലച്ചിത്രങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങുന്നത് അതായത് സിനിമ കൊട്ടകയിൽ പോയി കാണുന്നത് ഉണ്ട് അതുകൂടാതെ വീട്ടിൽ തന്നെ ഏഹ്ഹ് ചലച്ചിത്രങ്ങൾ കാണാൻ ഉള്ള സൗകര്യങ്ങളായി ഇന്നിപ്പോ അഹ് ഒരു അഹ് ഒരു മാറ്റം അതിപ്പോ എത്തി നില്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളിൽ പോലും നമുക് സിനി ചലച്ചിത്രങ്ങളായാലും പാട്ടുകളായാലും വായിക്കാൻ ഉള്ള പുസ്തകങ്ങളായാലും നമുക് ഇപ്പൊ കിട്ടുന്നു പിന്നെ അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു വലിയ മാറ്റം എന്ന പറയുന്നത് വായന അന്ന് വിനോദത്തിന്റെ ബാഗയിറ്റ് എനിക്കൊക്കെ അത് വലിയൊരു ബാഗായിരുന്നു പക്ഷെ അത് ഇന്നാണെങ്കിൽ പുസ്തകം കയ്യിലെടുത്ത വായിക്കുന്നത് മാറി മറ്റൊരു ഉപകാരണങ്ങളിലേക്ക് ഉള്ള വായനയിലേക്ക് അതുപോലും മാറി പോയി എന്നുള്ളതാണ് നിനക്കു അങ്ങനത്തെ മാറ്റങ്ങൾ ഒക്കെ തോന്നുണ്ടോ

നമ്മുടെ ഒപ്പം നമ്മുടെ വിനോദങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഒപ്പം വളരേണ്ടതാണ് വിനോദങ്ങൾ പക്ഷെ എന്നുപോലും നമ്മുടെ ചെറിയ കാലത് കിട്ടിയ വിനോദങ്ങൾ ഏഹ്ഹ് അത്തിൽ നിന്ന് കിട്ടിയ സന്തോഷങ്ങൾ

അന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടുത്ത നമ്മുടെ സമപ്രായക്കാർ ആയിട്ടുള്ള കുട്ടികൾ മാത്രമായുള്ള കളികൾ അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇന്നും നമ്മൾ ഒക്കെ നാട്ടിൽ പോവുമ്പോ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോ നമ്മൾ മനസ്സിൽ വരുന്ന സന്തോഷം ഒക്കെ ഇപ്പൊ ഉള്ള കുട്ടികൾക്കു കിട്ടുമോ അവര്ക് പരസ്പരം അറിയുന്ന പോലും അറിയില്ല അവരുടെ വിനോദങ്ങൾ അവരുടെ വീടിന്റെ ഉളിലേക്ക് ആയിപോകുന്നു വീടിന്റെ ഉള്ളില് കേവലം ചലച്ചിത്രം ചലച്ചിത്രമോ അല്ലെങ്കിൽ കാർട്ടൂണുകൾ കാണുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഉള്ള ഒറ്റക് ഉള്ള കളികൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക് ആയി കുട്ടികളുമായി വികാസത്തിനോ അവരുടെ മാനസിക വളർച്ചക്കോ ഇപ്പൊ ഒരു മാർഗം വിനോധം ഒരു മാർഗം ആയി ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല

കുട്ടികളുമായി കളിച്ചും കുറച്ചൂടെ വലുതായപ്പോ വീടുകളിൽ വല്യ കുട്ടി ആയല്ലോ പെൺ കുട്ടി അയിന്ന് പറയുമ്പോ പിന്നെ

ഏഹ്ഹ് അടങ്ങി ഒതുങ്ങി ഉള്ള കളികൾ ആയി നമ്മുടെ സമൂഹം കല്പിക്കുന്ന ഏഹ്ഹ് വത്യാസങ്ങളെ പാലിച്ചുകൊണ്ടുള്ള വിനോദങ്ങളായി

ഏഹ്ഹ് പിന്നീട വളർന്നപ്പോൾ ഏഹ്ഹ് അതിലും ചുരുങ്ങിയ സ്വന്തം ഒരു സ്ഥലത്തു മാത്രമായി ബാക്കി ഉള്ള ആളുകളുമായിട്ട് ഉള്ള സഹകരണങ്ങളും കുറഞ്ഞു വന്നു പക്ഷെ എന്നാലും നമ്മുടെ മനുഷ്യന്റെ ഒരു ജീവിതം മൊരട പിടിപ്പിക്കാതിരിക്കുന്ന ഒരു

ഒരു വിനോദമില്ലങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ വരണ്ടു പോകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്

ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപോലെ മാറ്റം ഉണ്ടല്ലോ അഥായത്‌ ചുറ്റിനും ഉള്ള കാര്യങ്ങളോട് ഇടപഴകി പ്രകൃതിയോട് ഇടപഴകി അല്ലെങ്കിൽ വീടിനു പുറത്തു ഇറങ്ങി ആൾക്കാരോട് മുഖം നോക്കി സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നേർക്കുനേർ ഉള്ള സംബർഗങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയിരുന്ന വിനോദത്തിനുള്ള മാര്ഗങ്ങള് ഇണ്ടല്ലോ അത് മാറി നമ്മൾ ഒറ്റക് മുല്ലപ്പൂ നമ്മളുടെ കയ്യിലുള്ള ഉപകാരണങ്ങളിലൂടെ നമ്മളുടെ മുന്നിൽ ഉള്ള ഏഹ്ഹ് മറ്റു സംവിധാനങ്ങളിലൂടെ പുതിയ സംവിധാനങ്ങളിലൂടെ നമ്മൾ വിനോദം കണ്ടെത്താൻ തുടങ്ങിയപ്പോ ഈ പറഞ്ഞപോലെ നേർക്കു നേർക്കുള്ള സംവാദങ്ങൾ ഇല്ലാതായി വൈകുന്നേരങ്ങളിൽ പുറത്തു ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ കുറഞ്ഞു കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ തന്നെയും അവർ ഓരോരുത്തരും അവരിലേക്ക്‌ തന്നെ ഉൾവലിഞ്ഞു ഇരിക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ ഒക്കെ ആണെങ്കിൽ പോലും ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഏഹ്ഹ് ഏഹ്ഹ് നമ്മളുടെ അഹ് ഒരു തിരക്ക് നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം തറ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിന് ഒന്ന് വേഗത കുറക്കുന്ന നമുക് കുറച്ച ഒരു ഏഹ്ഹ് നമ്മുടെ മറ്റു ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമുക് ഒരു സമാധാനം തരുന്ന ഒരു മാർഗം ആയിട്ട് തന്നെയാണ് ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വിനോദത്തിനുള്ള മാര്ഗങ്ങള് നില നില്കുന്നത് അത് തീർച്ച അതും കൂടെ ഇല്ലാതായാൽ നമുക് മാനസിക നില തന്നെ തകരാറിലാകും ഇപ്പോളും കുറച്ച പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ അറ്റ് കൂടാൻ ആണ് സാധ്യത

നടത്തികൊണ്ട് പോയ വിനോദങ്ങൾ എല്ലാം ഇന്ന് കുറഞ്ഞെങ്കിലും നമുക് ഉള്ള മാർഗം ചലച്ചിത്രങ്ങൾ ആയിക്കോട്ടെ ഗാനങ്ങൾ ആയിക്കോട്ടെ വായന ആയിക്കോട്ടെ നമ്മളിലേക്ക് ഉള്വലിഞ്ഞതാണ് നമ്മൾ അത് കൂടുതലും ആസ്വദിക്കുന്നത് എങ്കിൽ പോലും അതുകൂടി ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക് ഇപ്പോ ഉള്ള നമ്മുടെ മനോ നില കൂടെ വളരെ ഒരു മോശം അവസ്ഥയിലേക്കായിരിക്കും

അപ്പോ നമുക് ഇപ്പൊ ഉള്ള മാര്ഗങ്ങള് തന്നെ കുറച്ചുകുടെ സാമൂഹിക വത്കരിച് എങ്ങനെ കൊണ്ടോവാൻ എന്നകുടെ ചിന്തിച്ചുകഴിഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവി ആണെന്ന് ഉള്ള തലത്തിൽ കൂടെ ഒരു ഓരോ വ്യക്തിക്കും അഹ് ഒരു തലത്തിൽ കൂടെ അഹ് ഒരു താലം കൂടെ വികസിപ്പിക്കാൻ ആയിട്ട് ഇപ്പൊ ഉള്ള മാര്ഗങ്ങള് തന്നെ കുറച്ച് ഏഹ്ഹ് കുറച്ച കൂടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് കുറച്ച്കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഏഹ്ഹ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒറ്റക് ഇരുന്ന് ചലച്ചിത്രം കാണുന്നത് നമുക് വൈകുന്നേരങ്ങളിൽ നമ്മൾ താമസിക്കുന്ന ഏഹ്ഹ് സ്ഥലത്തു ഏഹ്ഹ് ആൾക്കാരെ കൂട്ടി അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടി വൈകുന്നേരം ഒരു സമയത് അവിടെ ഒരുമിച്ച് ഇരുന്ന് അത് കാണാ അല്ലെങ്കില് പാട്ടുകൾ പാടുക ഒരുമിച്ചിരുന്ന് പാട്ടുകൾ ആസ്വദിക്കുക അത് ഒരുമിച്ച് ഒരു ചെറിയ കലാസംഗം രൂപീകരിച്ച് അവിടെ പരിപാടികൾ അവതരിപ്പിക്കുക അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക് പഴേ ഒരു തലത്തിലേക്കുള്ള സാമൂഹിക ജീവിതം സഹമാവില്ലെങ്കിൽ പോലും ഇന്ന് ഉള്ള സമയത് ഇന്ന് സൗകര്യങ്ങൾ കൂടുതലാണ് സമയം കുറവാണ് അതാണ് പറ്റുന്നത് അഹ് ഉള്ള സമയത്തിൽ ഈ കൂടുതൽ ഉള്ള സൗകര്യങ്ങൾ നമുക്ക് മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്ന രീതിയില് നമുക്ക് അതിന് കൂടുതൽ ഉപയോഗിക്കാൻ ആയിട്ട് ഉള്ള

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്

ഏഹ്ഹ് എങ്ങനെ കണ്ടെത്തുന്നു അല്ലെ തന്റെ സമയം വിനോദത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നത് ഏഹ്ഹ്

തന്റെ രാവിലെ എണീറ്റ് തന്റെ സ്കൂളിൽ പോയി പഠിച്ച പിനീട് വന്നിട്ട് ട്യൂഷൻ പോയി

വീണ്ടും രാവിലെ എണീറ്റ ഇതേ പ്രക്രിയ തന്നെ അവർത്തിക്കണമെന്ന്ന് പറയണ പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ്ഹ് അവരുടെ കുട്ടികളുടെ പഠനത്തിൽ മാത്രേ അവർക്ക് അപ്പോ ശ്രദ്ധിക്കാനാവുന്നുള്ളു

അവന്റെ ബുദ്ധിവികാസത്തിലോ അവന്റെ മാനസിക ഉല്ലാസത്തിലോ അവരപ്പോ ഏഹ്ഹ് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ലാതെ പോലെ എനിക്ക് പലപ്പോഴും ഏഹ്ഹ് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ മനസിന് എത്രത്തോളം വിനോദം എന്ന ഒരു കാര്യംനമ്മുടെ ജീവിതത്തിൽ ഏഹ്ഹ് പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാര്യത്തിൽ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു

ഏഹ്ഹ് പ്രദീഷിക്കുന്നു ഇത് ഏഹ്ഹ് വിചാരിക്കുന്നു കാരണം എന്താണ് വച്ച കുട്ടികൾ ആവുമ്പോൾ തന്നെ അവർ പടിക്ക് പടിക്ക് പടിക്ക് എന്നല്ലാതെ കളിയ്ക്കാൻ പോകുന്നത് ഒരു കുറ്റമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നത് ഒരു കുറ്റമായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ഇപ്പോഴും യാത്ര അല്ലെ പോകുന്നത് അവർ ഇപ്പോഴും യാത്ര അല്ലെ പോവുന്നത് അതാ അവരുടെ വിനോദ അവരുടെ ജീവിതത്തിൽ അവർ ഒരു വിനോദം കണ്ടെത്തുന്നത് അങ്ങനെ ആണെങ്കിൽ

ഏഹ്ഹ് സന്തോഷിക്കുന്ന ആസ്വദിക്കുന്ന നിമിഷങ്ങളെ ആയിരിക്കും വിനോദം എന്ന പറയുന്നത്

അപ്പൊ അഹ് ഒരു സ്വാതന്ത്ര്യത്തിന് മറ്റൊരാൾ അല്ലെകിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും അനാവശ്യമായി ഏഹ്ഹ് അതിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവനു വിനോദം വേണ്ട അവൻ പഠിച്ച മാത്രം മതി അല്ലെങ്കിൽ അവൻ ജോലി ചെയ്ത മാത്രം മതി അവൻ ഉത്തരവാദിത്വങ്ങൾ ആൺ ചെയ്യണ്ടേ അവൻ വിനോദത്തിൽ ഏർപ്പെടെരുത് എന്നൊരു മനോഭാവം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ട വരുന്നുണ്ട് അതൊക്കെ മാറേണ്ട കാലം വളരെ അതികം അതിക്രമിചിരിക്കുന്നു കാരണം ഏഹ്ഹ് ഒരു മനുഷ്യൻ നിരാശരോഗം നിരാശ എന്ന രോഗം പിടിപെടുമ്പോ അവൻ ഒറ്റപെടലുകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഒരു ജീവിതത്തിൽ അതില് എല്ലാം വിനോദത്തിലാണെങ്കിലും ജോലിക്കാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും അവന്റെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും കൃത്യമായ സമയം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിന്ന് ഒക്കെ ഒരു കൂട്ടം ആളുകളെ നമുക്ക് കര കേറ്റാൻ പാട്ടും വിനോദങ്ങൾ ഇല്ലാതായിട്ട് പോകുന്ന ജീവിതം തീർച്ചയായിട്ടും മുരട് പിടിച്ച അല്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ലാത്ത ജീവിതങ്ങളായി പരിണമിക്കാൻ ഉണ്ട് അപ്പൊ ഇത് ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധ ചേലത്തേണ്ട സലങ്ങളാണ്

ഏറ്റവും അടുത്ത വീടിന്റെ അടുത്ത കുട്ടികൾ കൂട്ടുകാർ ചേർന്ന് സമപ്രായക്കാരായ കുട്ടികൾ ചേർന്ന് ചെറിയ കളികൾ കളിക്കുമ്പോൾ അവനു പാടാൻ കഴിവിണ്ടെങ്കിൽ അവിടെ നിന്നാണ് വളർന്നു വരുന്ന അത്പോലെ അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ

തന്റെ കഴിവുകൾ ഏറ്റവും കൂടുതൽ വിനോദങ്ങൾക് ചിലപ്പോ ഒരു പക്ഷെ ഒരു പരിധി വരെ എങ്കിലും വളർത്താൻ വിനോദങ്ങൾ സഹായിക്കുന്നു കാരണം നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ അവടെ ചെയ്യാ അപ്പൊ നമുക് അഭിരുചികളെ തിരിച്ചതറിയാൻ ആവും നാളെ ഒരു പത്തുപേരുടെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ ഇന്ന് അഹ് കുട്ടിക് അഹ് ഒരു കൂട്ടുകാരുമായി കളിച്ച്

ഇന്ന് ഈ കാണുന്ന സഭ ഭയമോ ഒന്നും ഒരിക്കലും അഹ് കുട്ടിനെ വേണെങ്കിൽ ഇനി വരുന്ന തെലമുറക്ക് ഏഹ്ഹ് അല്ലെങ്കിൽ അവൻ വളർന്ന് ഒരു ഏഹ്ഹ് വലിയൊരു കുട്ടി ആവുമ്പൊ അവനത് ബാധിച്ചെന്ന് വരില്ല ഇപ്പൊ കുട്ടികളുടെ ഒക്കെ വികാസത്തിലും അവന്റെ ബുദ്ധി വളര്ച്ചയിലും മനുഷ്യന്മാരായിട്ടുള്ള

ഏഹ്ഹ് പ്രാധാന്യം കൊടുക്കിണ്ട് അത് വളരെ ശെരിയായിട്ടുള്ള കാര്യമാണ് അതായത് പണ്ട് എന്ന് പറഞ്ഞ കഴിഞ്ഞ വിനോദം വേറെ വിദ്യാഭ്യാസം വേറെ അങ്ങനെ തന്നെ കണ്ടിരുന്ന ഒരു സമൂഹം ആയിരുന്നു അഹ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധ്യതായും കുറവായിരുന്നു അതായത് നമ്മൾ പാട്ടുപാടുന്നത്തിലൂടെ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ

ഏഹ്ഹ് നമ്മുടെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ നമുക്കൊരു ഉദ്യോഗം എന്ന രീതിയിലൊന്നും അതിനെ വളർത്തി എടുക്കാനുള്ള സാദ്ധ്യതകൾ അന്ന് കുറവായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇഷ്ടപെട്ട ചെയ്യുന്ന നമ്മൾ വിനോദമായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക് ജീവിതത്തിൽ നമുക്കൊരു എന്താ പറയാ നമുക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി കൊണ്ട് അത് നമ്മുടെ ഉദ്യോഗത്തിന്റെ ജോലിയിലേക്ക് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് അതേപോലെ അതികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്താനുള്ള സാധ്യത പോലും ഇന്ന് നമുക്ക് ഉണ്ട് അപ്പൊ ഒരിക്കലും നമ്മളുടെ അഭിരുചി മറന്നുകൊണ്ട് നമ്മൾ സ സാം

ഉത്തരവാദിത്വങ്ങൾ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക് തീർച്ചയായും ആദ്യം നോക്കേണ്ടത് സാമ്പത്തിക ഭദ്രത ആയിരിക്കാം പക്ഷെ അത് നേടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ വിനോദം വിനോദങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകൽ ഇന്ന് വളരെ കൂടുതലാണ് ഇന്ന് പാട്ടു പഠിച്ഛ് പാട്ടിൽ മാത്രം ഏഹ്ഹ് ശ്രദ്ധ കൊടുത്ത് അതിൽ തന്നെ അതിലൂടെ ആവശ്യത്തിലധികം പണം സംബന്ധിക്കുന്ന എത്രയോ കലാകാരന്മാർ ഉണ്ട് അവർക്ക് അത് അപിടിപ്പിച്ച പൈസ ഉണ്ടാക്കാം അവർക്ക് സ്വന്തമായി ഓരോ ആൽബങ്ങൾ ഇറക്കാം അങ്ങനെ എത്ര എത്ര സാദ്ധ്യതകൾ ആണ് ഓരോ കലാരൂപത്തിനും തന്നെ ഉള്ളെ അത്പോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു വളരെ വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ഒരു രാജ്യത്ത്

നമുക്കിവിടെ നമ്മൾ വിനോദം എന്ന രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾക്കും ഇന്ത്യക്കു പുറത്തു വളരെ സാദ്ധ്യതകൾ ഉള്ള മേഖലകൾ ആണ് ഇപ്പൊ അതായത് നമ്മുടെ സംഗീതമായികൊട്ടെ നമ്മുടെ ചലച്ചിത്ര അഭിരുചികൾ ആയിക്കോട്ടെ മറ്റു വിനോദ മാര്ഗങ്ങള് ആയിക്കോട്ടെ അതിനെല്ലാം ഇന്ന് ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ ഉള്ള ഒരുപാട് മാര്ഗങ്ങള് ഉണ്ട്

ചാ ഒരു വ്യക്തിയുടെ സമ്പൂർണ എന്ന രീതിയിലേക്ക് പാകത്തിന് നമുക്ക് അതിനുള്ള ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ ലോകം നമുക്ക് തരുന്നുണ്ട് അപ്പോ ഇന്ന് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും അവരുടെ അഭിരുചിക്കും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്കു ഇറങ്ങുമ്പോ അത് വിനോദം കൂടി പോകുന്നു അല്ലെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്ന് നമ്മളെ അകറ്റുന്നുണ് ഉള്ള ഒരു ധാരണ വച്ചുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളോ സമൂഹമോ കാര്യങ്ങൾ കാണണ്ട ഒരു അവസ്ഥ ഇന്ന് ഇല്ല അപ്പോ അതുകൊണ്ട് നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കികൊടുക്ക എന്നുള്ളതാണ് ഒരു സമൂഹം എന്ന നിലക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ടെ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ അത്കൊണ്ട് അവർ ജീവിതത്തില് അവര് അവർ ജീവിതത്തിൽ എന്താ പറയാ പല പല ഘട്ടങ്ങളും അവര് ആസ്വദിച്ച ചെയ്യും അതായത് അവര്